നിശ്ചിത ദിവസങ്ങളിലായിട്ട് ഒരു team തുടർച്ചയായി bat ചെയ്യുന്നു അഹ് ഏർ വിശ്രമത്തിന് ഇറങ്ങുകയല്ലാതെ മറ്റു ഒരു നിശ്ചിത over പരിധി ഇല്ലാതെ കളിക്കുന്നു എന്നാൽ അവർ അവരുടെ ആ innings കഴിയുമ്പോൾ മറ്റു എതിർ team നെ അവർ chase ചെയ്യുന്നു അങ്ങനെ അവരും bat ചെയ്ത് അങ്ങനൊരു നിശ്ചിത ഒരു over കളുടെ എണ്ണം പരിമിതിയില്ലാതെ അതാണ് test ന്റെ ഒരു അവസ്ഥ വരുന്നത് എന്നാൽ ഏകദിനത്തിന്റെ one time match എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കില് അവിടെ വരുന്ന കണക്ക് എങ്ങനെന്ന് വെച്ചാല് അമ്പത് അമ്പത് over എന്നുള്ള ഒരു നിശ്ചിത കണക്ക് ആ ഒരു ആ cricket match ൽ വരുന്നുണ്ട് so ഒരു ഇന്ത്യയും ബംഗ്ലദേശും അല്ലങ്കിൽ ഇന്ത്യയും ഓസ്‌ട്രേലിയയും വച്ച് പരിശോധിക്കാന്നില് one day match ആന്നിണ്ടെങ്കില് അമ്പത് over നിശ്ചിത ഒരു team തീരുമാനിക്കുകയും first bat ചെയ്യുന്ന team second bat ചെയ്യുന്ന team ആണ്ന്ന് ഇണ്ടെങ്കിലും അമ്പത് over എടുക്കു നിശ്ചിത over കൾ എറിയുകയും എന്നുള്ളൊരു അവസ്ഥയാണ് വരുവാ ഇതിലിപ്പോ first bat ചെയ്യുന്ന team അമ്പത് over അതിന്റെ മുമ്പ് out ആയ പിന്നെ അവർക്ക് അമ്പത് പൂർത്തിയാക്കാൻ കഴിയില്ല അതൊരു വസ്തുത തന്നെയാണ് അത് പോലെത്തന്നെ second bat ചെയ്യുന്ന team അഹ് അമ്പത് over ന്റെ മുമ്പ് ഏർ മറ്റു ഏത് first bat ത്തെ team നെ chase ചെയ്യാന്നുണ്ടേലും അവർക്ക് അമ്പത് over bat ചെയ്യാൻ സാധിക്കൂല്ല അത് ഏകദിനത്തിന്റെ അവസ്ഥ ഇനി twenty twenty ക്ക് വരുന്നുണ്ടെങ്കില് ഇത് ഇരുപത് over നിശ്ചിത അവസ്ഥയാണ് വരുവാ അതാണ് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത് twenty twenty മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ BBL പോലോത്ത വികസ് league പോലോത്ത അല്ലെങ്കിൽ IPL പോലോത്ത league കളും ഒരു ഇരുപത് നിശ്ചിത over twenty twenty വെച്ചിട്ടാണ് കളിക്കാറ് ഇനി ഇതാണ് cricket ന്റെ അവസ്ഥ എന്നുള്ളത് ഇതിൽ cricket ൽ ഏറ്റവും പ്രശസ്‌തിയാർജ്ജിച്ച ഏറ്റവും കൂടുതൽ ലോക കപ്പ് എടുത്ത രാജ്യമാണ് ഓസ്ട്രേലിയ

ഇനി cricket ന്റെ ഓരോ മേഖല എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കില് അതില് ഏറ്റവും ഉയർന്ന score ചെയ്യാൻ കഴിയുന്നവര് അത് six ആണ് നമ്മള് ഗ് boundary ക്ക് ഉള്ളിൽ ഉയർത്തി അടിച്ചാൽ അത് sixboundary യോട് boundary വിട്ടു കടക്കുന്ന രൂപത്തിൽ pitch ന്റെ boundary യുടെ മുമ്പ് pitch ചെയ്ത് boundary ക്ക് അപ്പുറത്ത് എത്തിയാല് four അത് പോലെത്തന്നെ single two

അല്ലെങ്കിൽ greece ന് പുറത്ത്ന്ന് bowler ഉടെ കാല് വെച്ച് എറിയും അങ്ങനെ പല രൂപത്തില് no ball എറിയാൻ സാധിക്ക no ball എറിഞ്ഞു കഴിഞ്ഞാല് ആ ball പരിഗണിക്കൂല്ല ആ പന്തില് അടിച്ച run ഉം പിന്നെ അടിക്കുമ്പോളുള്ള ആ out ഉം പരിഗണിക്കാതെ

പല ഗുണങ്ങളും ഇതിനുണ്ട് അത് പോലെത്തന്നെ ഇതില് പ്രശസ്തയായ ഒരുപാട് players ഉണ്ട് നമ്മൾ football ല് ചർച്ച ചെയ്തത് പോലെ തന്നെ അവരിൽ ഒരുപാട് ആളുകൾ സമ്പാദിക്കുന്ന അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്ന പക്ഷെങ്കിൽ ഒരു രാജ്യത്തിൻറെ സാമ്പത്തിക സാംസ്‌കാരിക മാനസിക മേഖലകളിൽ ഉയർത്തി പിടിക്കാൻ കഴിയുന്ന ഒരു കായിക വിനോദം തന്നെയാണ് cricket എന്നുള്ളത് മിദ്‌ലാജിന് ഇതിന് കൂടുതൽ ഇനിയെന്തേലും സംസാരിക്കാനുണ്ടോ cricket നെ കുറിച്ച് സജ്ജാദെ സജ്ജാദ് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി football നെ അപേക്ഷിച്ച് ഇന്ത്യ രാജ്യമെന്നുള്ളത് cricket ലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് football ഇല്

football ൽ ഇന്ത്യ പിറകോട്ടാകാൻ കാരണമെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക്കയാണ് തീർച്ചയായും അത് യഥാർത്ഥത്തിൽ ഒരു വസ്തുത തന്നെയാണ് ആദ്യ കാലത്ത് ഇന്ത്യ football നും വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ലഭിച്ചു നൽകുകയും ചെയ്തിരുന്നു

ഇന്ത്യ നൽകുന്ന പിന്തുണയുടെ അത്ര തന്നെ football ന് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല അത് പോലെത്തന്നെ indian ജനതയിൽ ഒട്ടുമിക്ക football ന്റെ അത്ര സ്വാധീനം യഥാർത്ഥത്തിൽ cricket നാണ് കൂടുതൽ സ്വാധീനം ചെലുത്തപ്പെട്ടത് football ന് വളരെ കുറച്ച് അതിനേക്കാൾ cricket നേക്കാൾ കുറച്ചു സ്വാധീനമാണ് indian ജനതക്കിടയില് ചെലുത്തപ്പെട്ടത്

അവരുടെയൊക്കെ ഒരു ഉം പ്രധാന കായിക വിനോദമായിട്ട് അവര് കാണുന്നതും അവർ കാണാൻ ഇഷ്ടപ്പെടുന്നതും cricket നെയാണ് അത് കൊ അതും മറ്റൊരു തലത്തിൽ എടുത്തു നോക്കാന്നുണ്ടെങ്കിൽ football ന്റെ സ്വാധീനം ഇന്ത്യയിൽ

cricket നെ കുറിച്ച് ചർച്ച ചെയ്തത് എന്താന്ന് വെച്ചാല് അതിനെ football ന്റെ അത്ര ഉയർത്തിപ്പിടിക്കാൻ ഒരു ക football ന് അത്ര ഒരു കായിക വിനോദത്തിന്റെ പ്രാധാന്യം cricket നെ ഉയർത്തിപ്പിടിക്കാൻ നമ്മുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി cricket ന് അതിന്റെതായ ഒരുപാട് മഹത്വങ്ങളും അതിന്റെതായ ഒരുപാട് ഏർ കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വസ്തുത ഈ cricket ഏർ മറ്റു രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് പോലോത്ത ഒരുപാട് നമ്മ football ൽ ചർച്ച ചെയ്തത് പോലെ തന്നെ cricket ലും ഒരുപാട് നല്ല നല്ല players കാരണം അവരുടെ രാജ്യത്തിനും അവരുടെ സംസ്ഥാനനങ്ങൾക്കും അവരുടെ നാടിനും പ്രശസ്തിയാർജ്ജിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും ചിലപ്പോൾ ചില players ന്റെ പേരിൽ മാത്രമറിയപ്പെടാൻ സാധ്യതയുണ്ട് അതൊരു വസ്തുത തന്നെയാണല്ലോ അത് കൊണ്ട് തന്നെ നമുക്ക് cricket നെ നെല്ലോല് കായിക വിനോദമായിട്ടാണ് നാം കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മിദ്‌ലാജിനോട് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ സജ്ജാദ് ഇപ്പോ football നെ കുറിച്ചും വളരെ വിശദമായി കൊണ്ട് സംസാരിച്ചു ഇപ്പോ cricket നെ കുറിച്ചും വളരെ വിശദമായി കൊണ്ട് തന്നെ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ cricket നാണെങ്കിൽ അതിന്റെതായ merit കളും demerit കളും ഉണ്ട് football നും അത് പോലെ തന്നെ അതിന്റേതെയ demerit കളും merit കളും ഉണ്ടെന്ന് നമുക്ക് മനസിലാക്കാൻ സാധിച്ചു ഇനി നമുക്ക് നിർത്താം thank you നമസ്കാരം ജോസഫ് മുണ്ടശ്ശേരിയുമാണ്. ഈ മൂന്ന് നിരൂപക പ്രമുഖൻമാരിലൂടെയാണ് മലയാള സാഹിത്യത്തിലെ പ്രധാന കൃതികളെല്ലാം സൂക്ഷ്‌മമായ പരിശോധനക്ക് ഒരുകാലത്ത് വിധേയമായിക്കൊണ്ടിരുന്നത്‌.

കഥാസന്ദർഭങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ ഒരു മാനസിക പര്യടനമാണ്‌ ഭാരത പര്യടനമെന്ന പുസ്‌തകത്തിനകത്ത്‌ നമുക്കു ലഭിക്കുന്ന പ്രമേയം. അതുകൊണ്ടുതന്നെ ഇത്ര സൂക്ഷ്‌മമായി കഥാസന്ദർഭങ്ങളെ മഹാഭാരത കഥാസന്ദർഭങ്ങളെ ഇത്ര സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നത്‍, അല്ലെങ്കില്‍ കഥാപാത്രങ്ങളെ ഇത്ര സൂക്ഷ്‌മമായി അവതരിപ്പിക്കുന്നതിൽ മാരാരോളം വിജയിച്ച മറ്റൊരു സാഹിത്യകാരൻ ഇല്ല എന്ന് തന്നെ പറയാം. ഈ പാഠഭാഗം പഠിക്കുന്നതിന് മുൻപ് നമുക്ക് കുട്ടിക്കൃഷ്ണമാരാരുടെ ജീവിതരേഖയിലേക്കൊന്ന് കണ്ണോടിക്കാം. ആയിരത്തിതൊള്ളായിരത്തിൽ ജനനം ആയിരത്തിതൊള്ളായിരത്തിഎഴുപത്തിമൂന്നിൽ മരണം. മലയാള സാഹിത്യ നിരൂപകന്മാരിൽ പ്രമുഖൻ. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്ട് ജനിച്ചു. മാതൃഭൂമിയിൽ proof reader ആയിരുന്നു. കല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്രസാഹിത്യ അക്കാദമി award ലഭിച്ചു. വ്യാസഭാരതത്തിലെ, വ്യാസമഹാഭാരതത്തിലെ കഥാപാത്രങ്ങളേയും കഥാസന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണ് ഭാരതപര്യടനം മറ്റു പ്രധാന കൃതികൾ മലയാള ശൈലി, സാഹിത്യസല്ലാപം, സാഹിത്യഭൂഷണം, രാജാങ്കണം, സാഹിത്യവിദ്യ, കൈവിളക്ക്‌, , ചർച്ചായോഗം, ദന്തഗോപുരം, ഋഷിപ്രസാദം, വൃത്തശിൽപം. മികച്ച വൈയാകരണനും വ്യാകരണ വിദഗ്‌ധനും സാഹിത്യ നിരൂപകനുമായിരുന്നു കുട്ടിക്കൃഷ്ണ മാരാർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃതിയിലേക്ക് അതായത് ഭാരതപര്യടനം എന്ന കൃതിയിലേക്ക് നമ്മള് കണ്ണോടിക്കുമ്പോൾ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ഇത്ര മനോഹരമായിട്ട്, അവരുടെ മാനസിക അപഗ്രഥനം, അല്ലെങ്കില്‍ അവരുടെ മാനസിക തലത്തില്‍ നിന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ് കുട്ടിക്കൃഷ്ണ മാരാർ ഭാരത പര്യടനം എന്ന പുസ്തകത്തിലൂടെ നല്‍കുന്നത് അതിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള യുദ്ധത്തിന്‍റെ പരിണാമം മഹാഭാരത കഥയെക്കുറിച്ച് നിങ്ങള്‍ക്ക് നല്ലപോലെ അറിയാം.

ആള്‍നാശമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞു ഏതാണ്ട് പതിനെട്ട് ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോള്‍ വല്ലപാടും ആണ് ഒരു വിജയം ആര്‍ക്ക് ലഭിച്ചത്? പാണ്ഡവര്‍ക്ക് ലഭിച്ചത്. ഈ വിജയം ലഭിക്കാനുള്ള കാരണം ശ്രീകൃഷ്ണന്‍റെ ചില ബുദ്ധി കൗശലതകളിലുള്ള ചില പെരുമാറ്റത്തിലൂടെയാണ്. എന്തായാലും പതിനെട്ട് ദിവസത്തെ യുദ്ധം ജയിച്ച ദിവസം അന്ന് ആ ഒരു സന്ധ്യയ്ക്ക് യുദ്ധം അവസാനിക്കുന്നു, പാണ്ഡവ പക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ദുര്യോധനന്‍ ഭീമന്‍റെ ഗദ കൊണ്ടുള്ള പ്രഹരം ഏറ്റ് നിലത്തു വീണു പിടയുന്നു. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിന്‍റെ സന്ദര്‍ഭം. അന്ന് വൈകുന്നേരം, അല്ലെങ്കില്‍ അന്ന് രാത്രി പടകുടീരത്തിലാണ് എല്ലാവരും ഉറങ്ങുന്നത്. പിറ്റേ ദിവസം ഈ ശവങ്ങള്‍ എല്ലാം സംസ്കരിച്ചതിനു ശേഷം പൂജാ കര്‍മ്മങ്ങള്‍ എല്ലാം നടത്തിയതിന് ശേഷം മാത്രമേ എല്ലാ രാജാക്കന്‍മാര്‍ക്ക്, അല്ലെങ്കില്‍ ജീവിച്ചിരിക്കുന്ന എല്ലാ വീരന്‍മാര്‍ക്കും അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങുവാനുള്ള അനുമതിയുള്ളൂ.

ഏർ കൂടാരങ്ങളില്‍ താമസിക്കേണ്ട, നമുക്കിന്ന് നദീതീരത്ത് വസിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രീകൃഷ്ണൻ അഞ്ച് പാണ്ഡവന്മാരുമായിട്ട് നദീതീരത്തേക്ക് പോകുന്നു, ബാക്കി എല്ലാവരും പടപ്പാളയങ്ങളില്‍, ഉറങ്ങുന്ന ഒരു ശാന്തമായ രാത്രിയില്‍ നടക്കുന്ന സംഭവമാണ് നമ്മിളിന്നു പഠിക്കുന്ന യുദ്ധത്തിന്‍റെ പരിണാമത്തിനകത്ത് വരുന്നത്. ധര്‍മ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില്‍ വച്ചു നടന്ന ഭാരതയുദ്ധം തുടങ്ങുമ്പോള്‍ രണ്ടു ചേരിക്കാരും തമ്മിലൊരു കരാര്‍ ഉണ്ടായിരുന്നു. ആ കരാറ് നമ്മളതുപോലെതന്നെ mark ചെയ്തു പഠിക്കുക. യുദ്ധം നടക്കാത്ത സമയങ്ങളില്‍ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വര്‍ത്തിക്കണം. അതായത് യുദ്ധം നടക്കാത്ത സമയത്ത് രണ്ട് പക്ഷക്കാരും

പിന്നെ കാലാള്‍, അങ്ങനെ നാല് group ആയിട്ടാണല്ലോ യുദ്ധത്തിനാത്ത് അണിനിരക്കുന്നത്. അങ്ങിനെ ഇരിക്കുന്നവര്‍ അങ്ങിനെയുള്ള ആ ഒരു stage ഇല്‍ ഉള്ളവരുമായിട്ടു മാത്രമേ യുദ്ധം ചെയ്യാവൂ. കാലാള്‍ കാലാളിനോട്, നിന്നാണ് യുദ്ധം ചെയ്യുന്നവര്‍ നില്‍ക്കുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. അണിവിട്ടു പോയവനെ കൊല്ലരുത്. അതായത് group വിട്ടുപോയി അല്ലെങ്കില്‍ കൂടെ നിന്ന് യുദ്ധം ചെയ്തോണ്ടിരുന്നു പെട്ടെന്നവിടുന്ന് ഓടിക്കളഞ്ഞവനെ പിന്തുടർന്ന് കൊല്ലരുത്. വയോവീര്യോത്സാഹങ്ങളില്‍ കിടനില്‍ക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേര്‍ക്കാവൂ. വയസ്സ്, വീര്യം, ഉത്സാഹം നമ്മളീ പദങ്ങള്‍ പിരിച്ചെഴുതുകയാണെങ്കില്‍ ഈ പാഠത്തില്‍ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അതുകൊണ്ട് പദങ്ങള്‍ Teacher പിരിച്ചു പറയുന്നുണ്ട്. വയസ്സ്, വീര്യം, ഉത്സാഹമാണ് വയോവീര്യോത്സാഹം ഇത് വിഗ്രഹിക്കാനൊക്കെ ചോദിക്കുന്ന പദങ്ങളാണ്. വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവയില്‍ നമ്മോട് കിടനില്‍ക്കുന്നവരുണ്ടല്ലോ, മത്സരിച്ചുനില്‍ക്കുന്നവര്‍, അവരോടു പറഞ്ഞിട്ട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. ഓര്‍ക്കാതെയും, ക്ഷീണിച്ചിരിക്കുന്നവരോടും അരുത്. പെട്ടെന്ന് ഓര്‍ക്കാതെ നില്‍ക്കുന്നവനെ പിന്നിലൂടെ ചെന്ന് കൊല്ലുക, ക്ഷീണിച്ചിരിക്കുവരെ കൊല്ലുക അതൊന്നും യുദ്ധത്തില്‍ പാടില്ല.

ശരീരത്തിലണിഞ്ഞിരിക്കുന്ന കവചം നഷ്ടപ്പെട്ടവനെ, ഒന്നും ഒരുവിധം കൊല്ലരുത്, ഇങ്ങനെയുള്ളവരെയൊന്നും കൊല്ലരുത്. സൂതന്‍മാര്‍ അതായത് ആഹ് രഥമോടിക്കുന്നവരുണ്ട്. യുദ്ധം ചെയ്യുമ്പോള്‍ രഥത്തിലിരുന്ന് രണ്ട് രഥങ്ങളിലിരുന്നാണ് യുദ്ധം ചെയ്യുന്നതെങ്കില്‍ ആദ്യം കുതിര ഓടിക്കുന്നവനെ, ആ രഥത്തില്‍ ഓടിക്കുന്നവനെ കൊല്ലാം, സൂതനെ കൊല്ലാം എന്ന് കരുതരുത്. കുതിരകളെ കൊല്ലാന്‍ പാടില്ല. ആയുധം ചുമന്നുകൊണ്ടു വരുന്നവരുണ്ട്, ഈ പടകളത്തിലേക്ക് യുദ്ധം നടക്കുമ്പോള്‍ ആയുധം തീരുന്നതനുസരിച്ച്

വാദ്യവും വായിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, അവരെയും ഒന്നും ചെയ്യാന്‍ പാടില്ല. ചുരുക്കത്തില്‍ എതിരാളിയുടെ മികവ് കൊണ്ടല്ല, സ്വന്തം, എതിരാളിയുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവുകൊണ്ട്, സ്വന്തം ഗുണം കൊണ്ട് ജയിക്കണം. കുറ്റമറ്റ ധര്‍മയുദ്ധമായിരിക്കണം എന്നൊരു കരാര്‍ വച്ചതിനു ശേഷമാണ് മഹാഭാരത യുദ്ധം നടക്കുന്നത്. അതെല്ലാ യുദ്ധങ്ങള്‍ക്കും ഇത്തരത്തില്‍ കരാറ് കാണും. പക്ഷേ, ദിവസങ്ങള്‍ കഴിയുന്തോറും പലപ്പോഴും കരാറ് ലംഘിക്കപ്പെടുകയാണ് പതിവ്. യുദ്ധത്തിന്‍റെ ആദ്യ ദിവസങ്ങളില്‍ ഇവിടെയും ഈ കരാറൊക്കെ ഇതുപോലെ തന്നെ നടന്നു. പക്ഷേ പിന്നെ അതും ഇതുമായിട്ട് പലതും ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിര്‍ പക്ഷത്തിലുള്ള എല്ലാ വീരന്മാരെയും, മിക്കവാറും ഉള്ള എല്ലാ വീരന്മാരെയും പാണ്ഡവപക്ഷം വീഴ്ത്തിയത് ധര്‍മയുദ്ധത്തില്‍ കൂടെയല്ല. മറിച്ച് അധര്‍മ്മത്തിലൂടെയാണ്, ഒടുക്കം ദുര്യോധനനെയും. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവര്‍ സന്ധ്യക്ക് ജയഘോഷത്തോടു കൂടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അത് പറയാനുള്ള കാരണം ദുര്യോധനും, ഭീമനും കൂടെയാണല്ലോ അവസാന ദിവസത്തെ യുദ്ധത്തില്‍ നേര്‍ക്കുനേര്‍ വരുന്നത്. അപ്പോള്‍ ദുര്യോധനൻ മികച്ച ഒരു ഗദാഭ്യാസിയാണ്.

ശരിക്കും ഗദ യുദ്ധത്തില്‍, ഗദകൊണ്ട് തുടയിലടിക്കാന്‍ പാടില്ല എന്നതാണ് നിയമം. പക്ഷേ നിയമം തെറ്റിച്ച്, താന്‍ തോല്‍ക്കുമെന്ന് ഉറപ്പായപ്പോള്‍ കൃഷ്ണന്‍റെ പിന്തുണയോട് കൂടെ ഭീമൻ, ദുര്യോധനനെ തുടയ്ക്കടിച്ചാണ് ദുര്യോധനനെ വീഴ്ത്തുന്നത്. അങ്ങനെയാണ് പതിനെട്ടാം ദിവസത്തെ യുദ്ധത്തില്‍ പ്രമുഖനായിരുന്ന അല്ലെങ്കില്‍ അവശേഷിച്ചിരുന്ന ഒരു വ്യക്തി ദുര്യോധനൻ മാത്രേ ഉള്ളൂ. ദുര്യോധനൻ വീഴുന്നത്. അപ്പോ ഇതാണ് പറഞ്ഞത് പാണ്ഡവപക്ഷം അധര്‍മ്മത്തിലൂടെയാണ് വിജയിച്ചത്. അതുപോലെ കർണൻ ആഹ് അദ്ദേഹമാണ് ഭീഷ്മര്‍ വീണത്തിനുശേഷം കൗരവപക്ഷത്തെ നയിച്ചിരുന്നത്, കർണന്‍റെ രഥചക്രം ചെളിയില്‍ താണ് പോയപ്പോള്‍ താഴെയിറങ്ങിയിരുന്ന് രഥചക്രം ഉയര്‍ത്തികൊണ്ടിരുന്ന കർണനെയാണ് കൃഷ്ണന്‍റെ നിര്‍ദ്ദേശപ്രകാരം അർജുനൻ അമ്പെയ്ത് കൊല്ലുന്നത്. അതും പാണ്ഡവപക്ഷത്തിന്‍റെ അധര്‍മ്മമാണ്. അതുപോലെ ദ്രോണ രെ വീഴ്ത്തുന്നതും അധര്‍മ്മത്തിലൂടെയാണ്. ദ്രോണരോട് ദ്രോണർ ആഹ് ആണ് ആദ്യം കൗരവ പക്ഷത്തെ നയിച്ചിരുന്നത്, ഇവരുടെ ആചാര്യനാണ്. ദ്രോണരെ പരാജയപ്പെടുത്തിയാലെ വിജയം ലഭിക്കൂ എന്ന് കൃഷ്ണന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദ്രോണരെ മാനസികമായി തളര്‍ത്താന്‍ വേണ്ടി ധര്‍മ്മപുത്രരെകൊണ്ട് ദ്രോണരുടെ മകനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം എന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോള്‍ മാനസികമായി തകര്‍ക്കാന്‍ യുദ്ധം നടക്കുമ്പോള്‍ എവിടെയൊക്കെയാണ്, ആരൊക്കെ മരിക്കുന്നതെന്ന് പറയാന്‍ പറ്റില്ലല്ലോ, പക്ഷേ ധര്‍മപുത്രര്‍ പറഞ്ഞു ഞാന്‍ ധര്‍മ്മം വിട്ടൊന്നും പറയില്ല, കള്ളം ഞാന്‍ പറയില്ല, അതിന് കൃഷ്ണൻ പറഞ്ഞുകൊടുത്ത ഒരു സൂത്രം, വേറൊന്നും പറയേണ്ട, അശ്വത്ഥമാവ് എന്ന ആന ചത്തു എന്ന് പറഞ്ഞാ മതി. പക്ഷേ, ആന എന്നുള്ളത് വളരെ പതുക്കെയും ബാക്കിയുള്ളത് വളരെ ഉറക്കെയും പറയണമെന്ന് പറഞ്ഞു. അങ്ങിനെ അശ്വത്ഥമാവ് മരിച്ചു എന്നൊരു വാര്‍ത്ത ധര്‍മപുത്രന്‍റെ വായില്‍നിന്നു കേട്ട ദ്രോണർ തേര്‍ത്തട്ടില്‍ തളര്‍ന്നിരുന്നപ്പോഴാണ്, ദ്രൗപതിയുടെ സഹോദരനായ ദൃഷ്ടധ്യുമ്നൻ വാള്‍ കൊണ്ട് ഗുരുവിന്‍റെ കഴുത്തറുത്ത് കൊന്നത്. ഇങ്ങനെയുള്ള കുറേ ആധര്‍മ്മങ്ങളിലൂടെയാണ് ഇവര്‍ മഹാരഥന്മാരായ കൗരവന്മാരെ വീഴ്ത്തിയത്. അതുകൊണ്ടാണ് വല്ലപാടും നേടിയ വിജയം എങ്ങിനെയെങ്കിലും വിജയിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ധര്‍മ്മത്തിലൂടെയോ, അവരുടെ മികവുകൊണ്ടല്ല, കൊണ്ടോ അല്ല അവര് വിജയിച്ചത്. അപ്പോ ഇതും ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നതാണ്. എന്താണ്, എന്തുകൊണ്ടാണ് പാണ്ഡവര്‍ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയം എന്ന് പറയുന്നത്? അതിന്‍റെ ഉത്തരവും കൂടെ ഇത് ഈ ഭാഗത്തിന്‍റെ second paragraph ഇല് ഞാന്‍ പറഞ്ഞ ഭാഗത്തായിട്ട് വരും. പടക്കളത്തില്‍ ദുര്യോധനൻ തട ച്ചത, തുട, പടക്കളത്തില്‍ ദുര്യോധനൻ തുടച്ചതഞ്ഞു വീണു, മേലാകെ മണ്ണ്പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോള്‍ അയാളെ ഒടുക്കം ഒന്നു കാണാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാമ്പിനെ

കോപാവേശനായിട്ട് ദുര്യോധനൻ മറുപടി പറയുന്നു, അല്ലെങ്കില്‍ അവിടെ മരിക്കാനായി പടക്കളത്തില്‍ കിടക്കുകയാണ്. ഇന്നത്തെപ്പോലെയൊന്നും അല്ല പടക്കളത്തില്‍ വീഴുന്ന ധീരന്‍ അവിടെത്തന്നെ കിടന്നു തന്നെ മരിക്കണം. ആരും വൈദ്യം ശുശ്രൂഷ ഒന്നും ചെയ്യുന്നില്ലെന്ന് നിങ്ങള്‍ക്ക് തോന്നും. അല്ലെങ്കില്‍ എന്തെങ്കിലും രീതിയില്‍ രക്ഷിച്ചൂടെ എന്ന് തോന്നും. അതൊന്നും ചെയ്യാന്‍ പാടില്ല. കാരണം, പടക്കളത്തില്‍ മുറിവേറ്റ് കഴിഞ്ഞാല്‍ അവിടെക്കിടന്ന് മരിച്ചാലെ മോക്ഷം ലഭിക്കൂ എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ, നേരത്തേ ആ ഇദ്ദേഹം ഗദയുടെ പ്രഹരമേറ്റ് തുടയെല്ലില്‍ ചതഞ്ഞു രക്തം വാര്‍ന്ന് അവിടെ കിടക്കുകയാണ്. പക്ഷേ, മരിച്ചിട്ടില്ല. ദുര്യോധനൻ പറയുന്നതാണിനി നമ്മള്‍ ശ്രദ്ധിക്കേണ്ടത്. ഭീഷ്മർ, കർണർ, ദ്രോണര്‍ മുതലായവരൊക്കെ ഉണ്ടായിരുന്നിട്ടും, പതിനൊന്ന് അക്ഷൗഹിണിപട ഉണ്ടായിരുന്നിട്ടും, ഞാനീ നിലയിലായി. അതായത് ഞാന്‍ എനിക്ക് വളരെ പ്രശസ്തരായ വ്യക്തികള്‍ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഭീഷ്മർ ആണെങ്കിലും, കർണർ ആണെങ്കിലും, ദ്രോണർ ആണെങ്കിലും ഏറ്റവും മികച്ച വില്ലാളികളാണ്. അവരൊക്കെ ഉണ്ടായിരുന്നിട്ടും, ലക്ഷക്കണക്കിന് പടയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. എന്നിട്ടും എന്‍റെ അവസ്ഥ ഇതായി. കാലത്തെ ആര്‍ക്കും കവച്ച് കടക്കരുതല്ലോ? ഇത് വിധിയാണ്. കാലം തരുന്ന പ്രഹരത്തില്‍ നിന്നും ആര്‍ക്കും അത് വിട്ട് മുന്നോട്ട് പോകാന്‍ കഴിവില്ല എന്നും ദുര്യോധനൻ പറയുന്നു. ഇനി എന്‍റെ പക്ഷത്തില്‍ ബാക്കിയുള്ളവരോട് പറയണം ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയത്. അതുകൂടെ എല്ലാവരും അറിയണം, ഭീമൻ ചെയ്ത അധര്‍മ്മം മുറതെറ്റിച്ചാണ് ഭീമൻ എന്നെ വീഴ്ത്തിയത് അല്ലെങ്കില്‍ ഭീമൻ ചെയ്തത് വലിയ ഒരു അപരാധമാണ്.

കാരണം, ഇവര് ചെയ്തതെല്ലാം അധര്‍മ്മമാണ്. അധര്‍മ്മം കൊണ്ട് വിജയിച്ചിട്ട് ആര്‍ക്കാണ് സന്തോഷിക്കാന്‍ കഴിയുക? അതുകൊണ്ടാണ് പാണ്ഡവര്‍ ഇനി സന്തോഷിക്കില്ലയെന്ന് ആര് പറയുന്നത്? ദുര്യോധനൻ പറയുന്നത്. തുട ചതഞ്ഞ് വീണ എന്‍റെ തലയില്‍ ഭീമൻ ചവിട്ടി. അതൊക്കെ വലിയ അപരാധമാണ്. ബന്ധുക്കള്‍ക്കിടയില്‍ പ്രതാപത്തോടും, ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാള്‍ ഇത് ചെയ്തതെങ്കില്‍ ബഹുമാനിക്കാമായിരുന്നു. അതായത് പടക്കളത്തില്‍ തുടയെല്ല് ചതഞ്ഞു വീണ എന്‍റെ തലയില്‍ വന്ന് ചവിട്ടുക എന്നു പറഞ്ഞാല്‍ ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. കാരണം, ഞാന്‍ ആരോഗ്യത്തോടെ, പ്രതാപത്തോടെ ഇരിക്കുമ്പോള്‍ അവന്‍ ചെയ്തിരുന്നെങ്കില്‍ ഞാന്‍ അവനെ അത് സമ്മതിക്കുമായിരുന്നു. എന്‍റെ ബലഹീനതയില്‍ ഞാന്‍ വീണ് കിടക്കുമ്പോള്‍ വീണ്ടും വന്നെന്‍റെ തലയില്‍ ചവിട്ടിയെങ്കില്‍ അവന്‍ ഏറ്റവും വലിയ അധര്‍മ്മിയാണ്. എന്‍റെ അച്ഛനമ്മമാര്‍ ദുഖിക്കുമ്പോള്‍ യുദ്ധധര്‍മ്മം അറിയുന്ന അവരോടു ഞാന്‍ പറഞ്ഞതായി പറയണം.

ഭൂമി അടക്കിവാണു. ശത്രുക്കളുടെ തലയില്‍ കൈ വച്ചു, ആര്‍ക്കുള്ളൂ എന്‍റേതിനെക്കാള്‍ നല്ല അവസാനം? പ്രധാനരായ രാജാക്കന്മാരുടെ മേല്‍ക്കോയ്മ നിര്‍ത്തി. സുദുര്‍ല്ലഭമായ മാനം നേടി. വളരെയധികം അഭിമാനം നേടിയവനാണ്. ലക്ഷണമൊത്ത കുതിരകളില്‍ യാത്ര ചെയ്തു. ആര്‍ക്കുള്ളൂ എന്‍റേതിനെക്കാള്‍ നല്ല അവസാനം? ഭാഗ്യവശാല്‍ ഞാന്‍ ശത്രുക്കള്‍ക്ക് കീഴടങ്ങിയിട്ടില്ല. അവര്‍ ജയിച്ചത് ഭാഗ്യവശാല്‍ എന്‍റെ വിപുലമായ ഐശ്വര്യം ഞാന്‍ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ, ഓര്‍ക്കപ്പുറത്ത് കൊല്ലുംപോലെയോ, വിഷം തന്ന് കൊല്ലുംപോലെയോ ഒക്കെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥമാവ്

തുടര്‍ന്ന് ആളുകളോടായി പറയുകയാണ്. അതായത് ഇത്രയും തന്നെക്കുറിച്ച് പറഞ്ഞു, ഞാന്‍ ഭരിക്കേണ്ടവരെ ഭരിച്ചു, പ്രതാപത്തോടെ ജീവിച്ചു, അപ്പോ അതെല്ലാം എന്‍റെ credit തന്നെയാണ് എന്ന് ദുര്യോധനൻ പറയുന്നു. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്

തന്നെ ആശ്രയിച്ചു കഴിയുന്നവരെക്കുറിച്ച് ചിന്തിക്കുകയാണ് ദുര്യോധനൻ. എന്‍റെ സഹോദരി ദുശ്ശളയ്ക്കു നൂറു സഹോദരന്മാരെ നഷ്ടപ്പെടുകയാണ്. അവളുടെ ഭര്‍ത്താവും, സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു കരഞ്ഞു അവളുടെ ജീവിതം എന്താവുമോ എന്തോ? മക്കളുടെയും, അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടെ എന്‍റെ അച്ഛനും അമ്മയും എങ്ങിനെ കഴിഞ്ഞു കൂടുമോ ആവോ? ഇനി ആച്ഛനമ്മമാരെക്കുറിച്ച് ചിന്തിക്കയാണ്. അതായത് ഉം അദ്ദേഹം ദുര്യോധനൻ മരണക്കിടക്കയില്‍ കിടന്ന് ആരെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നു, ധൃതരാഷ്ട്രരെ ക്കുറിച്ചും, ഗാന്ധാരിയെ ക്കുറിച്ചും, അവരുടെ നൂറു മക്കളെ നഷ്ടപ്പെട്ടു, അവരടെ നൂറു മക്കളെ നഷ്ടപ്പെട്ടു. മക്കള്‍ടെ മക്കളെ നഷ്ടപ്പെട്ടു. അവരടെ പുത്രന്മാരുടെ ഭാര്യമാരും ആണ് ഇനി ബാക്കിയുള്ളത്, പുത്രന്മാരുടെ, പുത്രന്മാരുടെ ഭാര്യമാരും ഉണ്ട്. അവരോടൊപ്പം എന്‍റെ മാതാപിതാക്കള്‍ എങ്ങിനെ കഴിഞ്ഞൂകൂടുമോ എന്തോ? കാരണം ഇത്രയും സ്ത്രീകളുടെ വേദനയും, സങ്കടവും എന്‍റെ മാതാപിതാക്കള്‍ എങ്ങിനെ സഹിക്കുമോ? തീര്‍ച്ചയായും ലക്ഷണന്‍റെ അമ്മ ഭര്‍ത്താവും മകനും മരിച്ചതിനാല്‍ പെട്ടെന്ന് മരിച്ചുപോകും. ലക്ഷണൻ എന്ന് പറയുന്നത് ദുര്യോധനന്‍റെ പുത്രനാണ്. ദുര്യോധനൻ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഓര്‍ക്കയാണ്. അതായത് ഞാന്‍ ഇനിയിപ്പം മരിക്കും. എന്‍റെ മകന്‍ മരിച്ചു. ഞാനും മകനും മരിച്ചതുകൊണ്ട് എന്‍റെ ഭാര്യയും പെട്ടെന്ന് പുണ്യവും, ത്രൈലോക പ്രസിദ്ധവുമായ സ്യമന്തപഞ്ചകത്തില്‍ കിടന്നു മരിക്കയാല്‍ ഞാന്‍ ശാശ്വത ലോകങ്ങള്‍ നേടും. ത്രൈലോക പ്രസിദ്ധം, ത്രൈലോക പ്രസിദ്ധം - മൂന്നു ലോകങ്ങളിലും പ്രസിദ്ധമായത്, ത്രൈലോകം - സ്വര്‍ഗ്ഗം, ഭൂമി, പാതാളം. മൂന്നിടത്തും പ്രസിദ്ധമായ സ്യമന്തപഞ്ചകത്തില്‍ കിടന്നാണ് ഞാനിപ്പോ മരിക്കുന്നത്. ഞാനതുകൊണ്ട് തീര്‍ച്ചയായിട്ടും മോക്ഷം പ്രാപിക്കും. രാജാവിന്‍റെ ഈ വിലാപം കേട്ട് ജനസഹസ്രങ്ങള്‍ ആയിരക്കണക്കിന് ജനങ്ങള്‍ കരഞ്ഞു നിലവിളിച്ചു, രാജാവിന്‍റെ ദുര്യോധനന്‍റെ ഇപ്രകാരത്തിലുള്ള ഈ വിലാപം കേട്ട്. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി. ദിക്കുകള്‍ മങ്ങി. മറ്റെങ്ങോ ആയിരുന്നു കൃപരും, കൃതകര്‍മ്മാവും, അശ്വത്ഥമാവും. യുദ്ധത്തില്‍ ഒരുപാട് പരുക്കേറ്റിട്ടുണ്ടെങ്കിലും ഈ മൂന്നുപേരും കൗരവപ്പടയില്‍ മരിക്കാതെ ശേഷിച്ച മൂന്നുപേരാണ്. ഇവര് വിവരമറിഞ്ഞു തേരില്‍ പാഞ്ഞു വന്നു. ചോരയിലാണ്ട് നിലത്തുകിടന്നുരുളുന്ന ദുര്യോധനനെ കണ്ടു അടുത്തിരുന്നു. അശ്വത്ഥമാവ് ദ്രോണരുടെ മകനാണ്. കണ്ണീരുമായി പലതും പറഞ്ഞു വിലപിച്ചു. അപ്പോള്‍ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു.

പാപികള്‍ കള്ളത്തരംകൊണ്ടാണ് എന്നെ കൊന്നത്. ഇതൊക്കെയാണ് വല്ലപാടും നേടിയ വിജയം എന്നുള്ളതിന്‍റെ ഉത്തരമായിട്ട് വരുന്നത്. ഭാഗ്യവശാല്‍ നിങ്ങളെ ഈ ജനനാശത്തില്‍ നിന്ന് മുക്തരായി. നിങ്ങളെങ്കിലും മൂന്നുപേര് ജീവിച്ചിരിപ്പുണ്ടല്ലോ നമ്മുടെ പക്ഷത്ത്. നിങ്ങളെ കാണാനും എനിക്കു ഇടയായി. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെച്ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങള്‍ പ്രമാണമാണെങ്കില്‍ ഞാന്‍ അക്ഷയലോകങ്ങള്‍ നേടിയിരിക്കുന്നു. വേദങ്ങളാണ് ഏറ്റവും വലിയ പ്രമാണമെങ്കില്‍ ഞാന്‍ അക്ഷയലോകങ്ങള്‍ നേടിയിരിക്കുന്നു എന്നു പറഞ്ഞാല്‍ ഞാന്‍ ഒരിയ്ക്കലും ക്ഷയിക്കാത്ത സ്വര്‍ലോകം നേടിയിരിക്കുന്നു. കൃഷ്ണന്‍റെ പ്രഭാവമറിഞ്ഞിട്ട്, പ്രഭാവം - മഹത്വം ഞാന്‍ ക്ഷത്രിയ ധര്‍മ്മത്തില്‍ നിന്ന് അനങ്ങിയില്ലല്ലോ നിങ്ങളെന്‍റെ ജയത്തിനുവേണ്ടി ആവുന്നതൊക്കെ ചെയ്തു. പക്ഷേ വിധിയെ കവച്ചു കടക്കരുതല്ലല്ലോ. കാരണം, എനിക്കറിയാം കൃഷ്ണന്‍ വളരെ മഹത്വമുള്ളവാണെന്ന്. കൃഷ്ണനാണ് പാണ്ഡവപക്ഷത്തെ നയിക്കുന്നത് എന്നറിഞ്ഞിട്ടുപോലും ഞാന്‍ എന്തു ചെയ്തില്ല എന്‍റെ യുദ്ധ ധര്‍മ്മത്തില്‍നിന്നും പിന്‍മാറിയില്ല. എനിക്കറിയാം കൃഷ്ണന്‍റെ മഹത്വം. കൃഷ്ണൻ ഉള്ള ഭാഗം വിജയിക്കുമെന്നറിഞ്ഞിട്ടും ഈ രാജാവെന്ന നിലയില്‍ പട നയിക്കുക അല്ലെങ്കില്‍ യുദ്ധം നയിക്കുക എന്നുള്ള എന്‍റെ ധര്‍മ്മത്തില്‍ നിന്നു ഞാന്‍ മാറിയില്ല. പക്ഷേ, ഒരു കാര്യമുണ്ട്. വിധിയെ ആര്‍ക്കും തടുക്കാനാവില്ല. എന്‍റെ വിധിയിതാണ് എന്നാണ് ദുര്യോധനൻ പറയുന്നത്. ഇത്രയും പറഞ്ഞ് കണ്ണില്‍ വെള്ളം നിറഞ്ഞ് വേദനകൊണ്ട് ഞരങ്ങി മിണ്ടാതായ ദുര്യോധനനോട് ക്രോധംകൊണ്ട് കത്തിക്കാളുന്ന, കോപംകൊണ്ട് കത്തി

പക്ഷേ അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോള്‍ ഞാനിതാ എന്‍റെ സുകൃതങ്ങളെ പിടിച്ച് ആണയിടുന്നു, എന്‍റെ പുണ്യങ്ങളെ പിടിച്ച് ഞാന്‍ ആണയിടുന്നു. ഇന്ന് ഞാന്‍ സര്‍വ്വ പാഞ്ചാലരേയും വാസുദേവൻ കാണത്തന്നെ

പാഞ്ചാല വംശത്തില്‍ പിറന്നവരാണ് പാഞ്ചാലര്‍. അതിനിതാ, അവരെ ഞാനിന്ന് കൊന്നുകളയും അല്ലെങ്കില്‍ യമപുരിക്കയക്കും. അതിനു താങ്കളെനിക്ക് അനുവാദം തരണം.

സേനാപതിയായി അഭിഷേകിക്കൂ. ദ്രോണർ ബ്രാഹ്മണനാണ്. അപ്പോ ബ്രാഹ്മണപുത്രനെ നമ്മുടെ സേനാപതിയായി അഭിഷേകിക്കു, യുദ്ധം തീര്‍ന്നിട്ടില്ല, അപ്പോ ഇതാണ് ഇനി കൗരവർ ചെയ്യുന്നതാണ് അധര്‍മ്മം.

അവിടെ നമ്മള്‍ ശ്രദ്ധിക്കണം ദ്രൌണി, ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി. അശ്വത്ഥമാവ്. ആരാണ് ദ്രൗണി എന്നൊക്കെ ചോദ്യം വരാം അശ്വത്ഥമാവാണ്. രാജാവിനെ ആശ്ലേഷിച്ച്, കെട്ടിപ്പിടിച്ച് വിടവാങ്ങി. മൂന്നുപേരുംകൂടി ആര്‍ത്തുവിളിച്ചുകൊണ്ട് ആരൊക്കെ, കൃപർ, കൃതകർമ്മാവ്, അശ്വത്ഥമാവ് ഇവര് മൂന്നുപേരും കൂടെ ആര്‍ത്തുവിളിച്ചുകൊണ്ട് പടക്കളം വിടുമ്പോഴാണ് ഒരു രംഗം അവിടെ പൂര്‍ത്തിയാകുന്നത്. അങ്ങനെ കൃപരും കൃതകർമ്മാവും, അശ്വത്ഥമാവും ഉടന്‍തന്നെ അവിടുന്ന് ആ ഒരു പടക്കളത്തില്‍ അതായത് മരണാസന്നനായി പിടയുന്ന ദുര്യോധനനെ വിട്ടിട്ട് അവിടെനിന്ന് ഉടന്‍ യാത്രയാവുകയാണ്. അവരിനി ചെയ്യാന്‍ പോകുന്ന അധര്‍മ്മമാണ് നമ്മളീഭാഗത്ത് പഠിക്കുന്നത്. മുമ്പ് പലപ്പോഴും കൗരവ സഭയില്‍ ഭീഷ്മ, കര്‍ണ്ണ, ഗാന്ധാര, സിന്ധു, രാജാദി ബന്ധുക്കളുടെ മദ്ധ്യത്തില്‍ അതും ശ്രദ്ധിക്കണം. പല വാക്കുകളും ഇതിനകത്ത് ചേര്‍ത്തെഴുതിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് ചിലപ്പോള്‍ പദം പിരിച്ച് എഴുതുക എന്നുള്ള പേജിലുള്ള ചോദ്യമൊക്കെയായിരിക്കും വരുന്നത്, അത് ശ്രദ്ധിയ്ക്കുക. കര്‍ണ്ണ, ഗാന്ധാര, സിന്ധു രാജാദി ബന്ധുക്കളുടെ മദ്ധ്യത്തില്‍ പ്രതാപത്തോടും, ശ്രീയോടും കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിന് സ്വപ്രത്യയ സ്ഥൈര്യത്തിലും, ആ വാക്ക് ചിലപ്പോ നിങ്ങള്‍ക്ക് വാക്യത്തില്‍ പ്രയോഗിക്കാനൊക്കെ ചോദിക്കാം. സ്വപ്രത്യയ സ്ഥൈര്യം എന്ന വാക്കിന്

അതിലൊരു സ്ഥിര സത്വത ഉണ്ടെന്ന് മനസ്സിലാക്കാന്‍ നാം നിര്‍ബന്ധരാകുന്നു. വേറൊന്നും ഇല്ല ഇതിനകത്ത്. അതായത്, ഈ ദുര്യോധനന്‍റെ സ്വഭാവം അനുസരിച്ച് ദുര്യോധനൻ മുമ്പ് കർണൻ, ഭീഷ്മർ, ഗാന്ധാര രാജാക്കന്മാര്‍, സിന്ധൂ നദീതട രാജാക്കന്മാര്‍ ഇവരുടെയൊക്കെ മദ്ധ്യത്തില്‍ രാജസദസ്സില്‍ ഞെളിഞ്ഞിരിക്കുമ്പോഴും ഇയാളുടെ സ്വഭാവം അല്ലെങ്കില്‍ പെരുമാറ്റം ഇതുപോലെ തന്നെയാണ്.

ഈ ഒരു പടക്കളത്തില്‍ കിടക്കുമ്പോഴും അയാള്‍ അതേ രീതിയില്‍ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോള്‍ സ്ഥിരമായി സ്വന്തമായിട്ടുള്ള ആശയങ്ങള്‍ സ്വന്തമായി ചെയ്യുന്ന വിശ്വസിക്കുന്ന സ്വഭാവമുള്ള സ്വപ്രത്യയ സ്ഥൈര്യമുള്ള വ്യക്തിയാണ് ദുര്യോധനൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ഥിതിയില്‍ അയാളുടെ തലയില്‍ ചവിട്ടുവാന്‍ ആര്‍ക്കും കാല് പൊങ്ങുകയില്ല. ഇത്രയും മരണത്തോടടുത്തിട്ടും ഈ ഒരു രീതിയില്‍ പെരുമാറുന്ന ഈ വ്യക്തിയുടെ തലയില്‍ ചവിട്ടുവാന്‍ ഭീമനെ പോലെ അധര്‍മ്മിയായ ഒരാള്‍ക്കല്ലാതെ ആര്‍ക്കാണ് കഴിയുക? ഇതിന് പുറമെ ദുര്യോധനൻ തന്‍റെ വൃദ്ധരായ മാതാപിതാക്കളെക്കുറിച്ച് ഓര്‍ത്ത് കരയുന്നുണ്ട് ആരോമലായ ഭാര്യയെക്കുറിച്ച് ഓര്‍ക്കുന്നതിനു മുമ്പേ ഏക സഹോദരിയായ ദുശ്ശളയെ ക്കുറിച്ച് ഓര്‍ക്കുന്നുണ്ട്. ഇവരയൊക്കെക്കുറിച്ച് ഓര്‍ത്ത് ആ വ്യസനിക്കുകയാണ് അദ്ദേഹം. താന്‍ മരിച്ചതിനുശേഷം അവരുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഓര്‍ത്ത് വ്യസനിക്കുന്നു. ഈ ഹൃദയോന്നതിക്ക് മുമ്പ് ഈ ഇത്രയും ഹൃദയത്തിന് ഉന്നതി, ഉയര്‍ച്ചയുള്ള വ്യക്തിയാണ് ഹൃദയോന്നതി എന്ന വാക്ക് വിഗ്രഹിക്കുന്നത് ഹൃദയത്തിന്‍റെ ഉന്നതി യ്ക്കുമുന്നില്‍ ആ ആഭിജാത്യം, ഈ ഒരു കുല മഹിമയ്ക്ക് മുന്നില്‍ ഒരിറ്റു കണ്ണീര്‍ തൂകാതിരിക്കാന്‍, അതുകൊണ്ടാണ് അവിടുള്ള ജനങ്ങള്‍ മുഴുവന്‍ ഇത് കേട്ട് കരഞ്ഞത്. ദുര്യോധനന്‍റെ ഈ വിലാപം കേട്ട് കരഞ്ഞത്. ഇനി കൃപര്‍, കൃതകർമാവ്, അശ്വത്ഥമാവ് മൂന്നുപേരും ദുര്യോധനന്‍റെ അടുക്കല്‍ നിന്ന് ആര്‍പ്പ് വിളിച്ച് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവര് എന്തു ചെയ്തു? നേരേ പാണ്ഡവരുടെ പാളയത്തിന് അടുത്തെത്തി. അപ്പോ വൈകുന്നേരമായി. കൂട്ടത്തില്‍ പറയട്ടെ, അന്ന് പാണ്ഡവന്മാര്‍ അവിടെ ഉണ്ടായിരുന്നില്ല.

ആണന്ന് പാര്‍ത്തത്. ഓഘവതി നദി ഗംഗാനദിയാണ്. അപ്പോ അത് ഓഘവതി നദീതീരം എന്നുള്ള വാക്കും വിഗ്രഹിക്കാന്‍ ചോദിക്കും. ഓഘവതി എന്ന നദിയുടെ പേര്. ദ്രൗണി ആരാണ് ദ്രൗണി? ദ്രോണരുടെ പുത്രന്‍ അശ്വത്ഥമാവ്. ശിബിരദ്വാരം എന്ന് പറഞ്ഞാല്‍ പടപ്പാളയത്തിന്‍റെ കവാടം. പ്രവേശന കവാടത്തില്‍ വച്ച് കൃപാരോടും കൃതകർമാവിനോടും പറഞ്ഞു, ഞാന്‍ ശിബിരത്തില്‍, പടകുടീരത്തില്‍ കടന്ന് കാലനെപ്പോലെ പ്രവര്‍ത്തിക്കും ഒരൊറ്റ ഒരുത്തനും നിങ്ങളുടെ അടുക്കല്‍ നിന്നും ജീവനോടെ പോവാതിരിക്കാന്‍ ശ്രദ്ധിച്ചുനില്‍ക്കണം എന്ന് പറഞ്ഞ് അവരെ ഈ പടപ്പാളയത്തിന്‍റെ പ്രവേശന കവാടത്തില്‍ കാവല്‍ നിര്‍ത്തിയിട്ടാണ് ദ്രൗണി, ദ്രൗണി എവിടെ പോകുന്നത്? അതിനുള്ളിലേക്ക് പോകുന്നത്. എന്നിട്ടയാള്‍ നേരേ ചെല്ലുന്നത് തന്‍റെ പിതാവിനെ കൊന്ന ദൃഷ്ടധ്യുമ്നൻ കിടന്ന മുറിയിലേക്കാണ് ആദ്യം കടന്ന് ചെല്ലുന്നത്. യുദ്ധ ഭ്രാന്തനായ ദൃഷ്ടധ്യുമ്നൻ മാലകള്‍ വിതാനിച്ച്, നറുമണം പുകച്ച അറയില്‍ വെള്ളപ്പൂ വിരിച്ച വലിയ മെത്തയില്‍ ഒരു ഭയവുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. ഓര്‍ക്കണം പതിനെട്ട് ദിവസമായി. ഇവരുടെ പകല് മുഴുവനുള്ള യുദ്ധം, രാത്രിയാകുമ്പോള്‍ അടുത്ത ദിവസത്തെ യുദ്ധത്തിനുള്ള തന്ത്രങ്ങള്‍ മെനയുക, ഇതെല്ലാം കഴിഞ്ഞ് യുദ്ധം ജയിച്ച ശാന്തതയോട് കൂടെ സൗമ്യനായിട്ട് കിടന്നുറങ്ങുകയാണ്. അതും നല്ല ആ മുല്ലപ്പൂ ഒക്കെ വിരിച്ച, വെള്ള വിരിച്ച ഒരു കിടക്കയിലാണ് ദൃഷ്ടധ്യുമ്നൻ കിടക്കുന്നത്. ഒരു ഭയവുമില്ലാതെ, അയാള്‍ അന്ന് മനസ്സമാധാനത്തോടെ യുദ്ധവിജയം നേടിയ ദിവസം വളരെ ശാന്തനായി ഉറങ്ങുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടി ഉണര്‍ത്തി. ദൃഷ്ടധ്യുമ്നൻ ഉണര്‍ന്ന് നോക്കി ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേല്‍ക്കാന്‍ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിയില്‍ പിടിച്ചുവലിച്ച് അയാളെ താഴെയിട്ട് ചവിട്ടി. ഉറക്കത്തിലാണിത്. അതുകൊണ്ട് മയക്കം പോകാതെ പരിഭ്ര മയക്കം പോകാതെ പരിഭ്രമിച്ച ദൃഷ്ടധ്യുമ്നനു അനങ്ങാന്‍ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കികൊല്ലാന്‍ തുടങ്ങിയപ്പോള്‍ ദൃഷ്ടധ്യുമ്നൻ അയാളെ മാന്തി ഒഴിക്കാന്‍ ശ്രമിച്ചുകൊണ്ട് ഞെരങ്ങിയിട്ട് പറഞ്ഞു. ആചാര്യ പുത്രാ, അതായത് ദ്രൗണി ആണെന്നുള്ളത് ആര് മനസ്സിലാക്കി ദൃഷ്ടധ്യുമ്നൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. എന്നെ ശസ്ത്രം കൊണ്ടു കൊന്നേക്ക്. എന്നെ ആയുധം കൊണ്ട് കൊല്ലൂ, എന്നെ കഴുത്തു ഞെരിച്ച് കൊല്ലരുത്. കാരണം, താമസിക്കേണ്ട മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാന്‍ സുകൃത ലോകങ്ങളിലേക്ക് പോകാം. കഴുത്തു ഞെരിച്ച് കൊന്നാല്‍ ആ ശ്വാസംമുട്ടി ആണ് മരിക്കുന്നതെങ്കില്‍ ഇയാള്‍ എന്തു ചെയ്യില്ല. സ്വര്‍ഗത്തേക്ക് പോവില്ല. ആയുധംകൊണ്ട് കൊന്നാല്‍ മാത്രമേ ഒരു വീരന് സ്വര്‍ഗ്ഗം പ്രാപിക്കാന്‍ കഴിയൂ. ഗുരുഘാതികള്‍ക്ക് കുലപാംസകനാ ലോകങ്ങളില്ല. ഗുരുഘാതി - ഗുരുവിന്‍റെ ഘാതകന് ഗുരുവിനെ കൊന്നവന്, കുലപാംസനന്‍, കുലപാംസനന്‍ - കുലദ്രോഹിക്ക് അങ്ങിനെയുള്ളവര്‍ക്ക് ഒരു ലോകവും കിട്ടരുത്. നീ ഇങ്ങനെ ആ സ്വര്‍ഗ്ഗവും നരകവും ഇല്ലാതെ അലഞ്ഞു നടക്കണം. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാള്‍ മര്‍മ്മങ്ങളില്‍ പെരുവിരലൂന്നി അയാളുടെ അതായത് ദൃഷ്ടധ്യുമ്നന്‍റെ മര്‍മ്മങ്ങളില്‍ പെരുവിരലുകൊണ്ട് അമര്‍ത്തി അയാളുടെ കഥകഴിച്ചു. ദൃഷ്ടധ്യുമ്നൻ മരണത്തില്‍

പിശാചാണ്, ചെകുത്താനാണെന്ന് വിചാരിച്ച് മിണ്ടാതെ കിടന്നതേ ഉള്ളൂ. പിന്നെ ദ്രൗണി എന്ത് ചെയ്തു? പുറത്ത് കടന്നു. മറ്റ് ശിബിരങ്ങളിലേക്ക് പോയപ്പോ ഇവരെല്ലാം ചാടിയെഴുന്നേറ്റ് ബഹളം വയ്ക്കുകയാണ്. കൂടാരങ്ങളിലൊക്കെ ബഹളമായി. ദ്രൗണി ആണെങ്കില്‍, ഉറങ്ങി കിടക്കുന്നവരാണ് എണീറ്റ് ഓടുന്നത്. പക്ഷേ ദ്രൗണി ആണെങ്കില്‍ ഉറക്കമൊന്നും ഇല്ലാതെ പകയോടെ നില്‍ക്കുകയാണ് പൂര്‍ണ്ണ ബോധത്തോടെ. അവനെന്തു ചെയ്തു വാള്‍ ഊരിപ്പിടിച്ചു കണ്ണില്‍ കണ്ടവരെയൊക്കെ കുത്തി, വെട്ടി, പിന്നെ കഴുത്തറുത്തും

ശിഖണ്ഡിയെ ഭീഷ്മരുടെ എതിരാളിയെ, അംബയുടെ പുരുഷാവതാരത്തെ മൂന്നു തുണ്ടമാക്കിയിട്ടു. ആളുകളാണേലോ ഉറക്കപ്പിച്ചിനിടയില്‍ ഭയപ്പെട്ട്, ആരാണിവിടെ വന്ന് എന്തൊക്കെ ചെയ്യുന്നതെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ്. ചിലര്‍ നിലത്തു കിടന്നു.

ആര്‍ക്കും ആ കൂടാരത്തില്‍ നിന്ന് പുറത്തുകടക്കാന്‍ കഴിയുന്നില്ല. പക്ഷേ, കൂടാരത്തില്‍ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് പോകുന്നവരെ ആര് കൊല്ലും? ശിബിര ദ്വാരത്തില്‍, പടകുടീരത്തിന്‍റെ ദ്വാരത്തില്‍ തന്നെ ആരൊക്കെ നില്‍പ്പുണ്ട്? കൃപരും, കൃതകർമ്മാവും അവിടെ വച്ച് തന്നെ അവരെ കൊന്ന് വീഴ്ത്തും. തൊഴുതു നിന്ന, ആയുധങ്ങളൊന്നുമില്ലാതെ രക്ഷിക്കണേ എന്ന് തൊഴുതു നിന്നവരെ പോലും അവര്‍ വെറുതേ വിട്ടില്ല. പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായിട്ട് അതായത് അശ്വത്ഥാമാവിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഇവര് കൂടാരങ്ങള്‍ക്ക് തീയും കൊടുത്തു. ഈ തീകൊടുത്തു കഴിഞ്ഞപ്പോള്‍ നല്ല വെളിച്ചമായി. ഈ വെളിച്ചത്തില്‍ ദ്രൗണി കൈമിടുക്കോടെ ഓടിനടന്ന് കാണുന്നവരെയെല്ലാം കൊലപ്പെടുത്തുകയാണ്. മുഴുവന്‍ ചത്തവരും, പാതി ചത്തവരുമായുള്ള ആളുകളെ കൊണ്ട് കൂടാരം നിറഞ്ഞു. സര്‍വത്ര കൂട്ടനിലവിളി. പക്ഷേ പതുക്കെ പതുക്കെ അതെല്ലാം അടങ്ങി. കാരണം ഒരുവശത്തുകൂടെ തീയെല്ലാം ദഹിപ്പിച്ചുകൊണ്ട് വരുകയാണ്. വേറൊരു വശത്ത് ദ്രൗണി ഇവരെയെല്ലാം കൊന്നുകൊണ്ട് വരുകയാണ്. പ്രഭാതമായി. അപ്പോ രാത്രി മുഴുവന്‍ ഇവരീ കൊലപാതകങ്ങള്‍ നടത്തുകയായിരുന്നു. ഇവര് മനുഷ്യച്ചോരയില് ആണ്ട് ഈ വാള്‍പ്പിടി ദ്രൗണിയുടെ കൈയ്യില്‍ ഒട്ടിപ്പിടിച്ചു. രാത്രി ആളുകള്‍ ഉറങ്ങി എത്ര നിശ്ശബ്ദമായ പട പാളയത്തിലേക്കാണ് ഇവര്‍ കടന്നുചെന്നതെന്ന് അറിയാമല്ലോ. അതേ നിശ്ശബ്ദതയില്‍ തന്നെയാണ് അവര്‍ തിരികെ ഇറങ്ങുന്നത്. രാത്രി ഇവര് ചെല്ലുമ്പോള്‍ ഉറങ്ങി കിടക്കുകയായിരുന്നു എല്ലാവരും. രാവിലെ ഇവര് ആ പടകുടീരത്തില്‍ നിന്നും ഇറങ്ങുമ്പോഴും അവിടെ നിശബ്ദമാണ് ഒരു

ആ ഒരു ഇവരെ ആഹ് അഭിഷേകമൊക്കെ ചെയ്തുവിട്ടത്തിനുശേഷം വാര്‍ത്തയറിയാണ്‍ വേണ്ടി ജീവന്‍ വെടിയാതെ കിടക്കുകയാണ് ദുര്യോധനൻ. hello കൊറേ ആയല്ലോ അന്നെ കണ്ടിട്ട് എന്താണ് ഇനി ഞമ്മളെ plan എന്ത് plan plus two കൈഞ്ഞ് ഇവ്ടെ നിക്ക് അല്ലെ

ബാ നമക്കെന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ശരിയാവൂല എല്ലാ എന്താണ് പോണെ പഠിപ്പെന്നെ ആണോ അതോ തൊഴിലിനാണോ പോണ്

ആഹ് അതും ശരിയാണ് അതെ അതെ വീട്ടിൽ ഭയങ്കര പരിഹാസമൊക്കെയാണ് mark കൊറഞ്ഞതിൽ ആ അതാ പറഞ്ഞത് അന്ന എല്ലാരും പറഞ്ഞത് പഠിച്ച മതിയാരുന്നു നല്ല സമയത്ത് പഠിച്ച മതിയാരുന്നു ആ Teacher പറയുന്നതെല്ലാം കേട്ടാൽ മതിയായിരുന്നു ആ അതാ പറഞ്ഞത്

അതാ എന്തെങ്കിലും പണിക്ക് പോണം നാട്ടി നടക്കാൻ കയ്യില്ലാ

അല്ല എന്ത് Course ആ നീ കണ്ടത്

Course എയ് ഏത് Course ആണ് ഉദ്ദേശിക്കുന്നത് ആ അത് അതിൻറെ പേര് എന്നോട് മറന്ന് പോയി ഞാൻ നാളെ നോക്കിട്ട് ഒന്നുകൂടി പറഞ്ഞ് തരാം Course എടുത്ത ഇനി പെട്ടന്ന് ജോലി കിട്ടു ലെ